പോസ്റ്റ് ഓഫീസ് ഇലേക്ക് ഒരു മം അമ്മയും മകനും കേറി പോകുന്നത് കാണാം.

മഞ്ഞയും കറുപ്പും നീലയും ചുവപ്പും ഡ്രസ്സുകൾ ധരിച്ച കുട്ടികൾ.

സ്റ്റേജ് ഡെക്കറേഷന്റെ ഫോട്ടോയാണ് നമ്മളിപ്പോ കണ്ടത്.

ബസ്സ് ഇലേക്ക് കേറാനുള്ള ഒരാൾ അതിൻ്റെ ബോർഡ് നോക്കീട്ട് അവിടെ നിൽക്കുന്നു.

സ്കൂൾ വരാന്തകളിൽ കുട്ടികൾ ശാസ്ത്രമേളയ്ക്കായി ഒരുങ്ങുന്നു.

ഗാനമേള നടക്കുന്ന ഗ്രൗണ്ട് ആണ് നമ്മൾ ഇപ്പോൾ കാണുന്നത്.

ഒരാൾ ക്യാഷ് എടുത്ത് പുറത്തേക്ക് നടന്നു പോകുന്നത് നമുക്ക് കാണാം.

ഇതൊരു ഫിഷ് മാർക്കറ്റാണ് ആ ഫിഷ് മാർക്കറ്റ് ഇൽ പല പല നിറങ്ങളിലുള്ള പെട്ടികൾ നമുക്ക് കാണാം.

അവിടെയും ഇവിടെയും ആ വീടിനു വേണ്ടിയുള്ള മണലും സിമന്റും മിറ്റിലും കൂട്ടിയിട്ടിരിക്കുന്നത് നമുക്ക് കാണാം.

ആ ഫോട്ടോ യിൽ ആ പെയിൻറിംഗ് ചെയ്യാൻ വേണ്ടി ഒരാൾ അയിനാത്ത് അതിൽ എന്തോ തേച്ചിട്ട് പേപ്പർ പിടി പിടിക്കുന്നു.

ഉണ്ട് അതിൽ ആണുങ്ങളും പെണ്ണുങ്ങളുമായ ഒരുപാട് പേർ അവടെ പൂ പറിക്കുന്നുണ്ട്.

എല്ലാവരും നീലയും ഗ്രേ കളറ് ഡ്രസ്സുമാണ് ധരിച്ചിരിക്കുന്നത്.

പല പല നിറങ്ങളാൽ മ്മ് ഉള്ള ബലൂണുകൾ നമുക്ക് കാണാം.

മാർക്കറ്റ് ഇൽ ഒരു വലിയ ആർച്ചും നമുക്ക് കാണാം.

ആ പൂ മാർക്കറ്റ് ഇൽ പല പല നിറങ്ങളിലുള്ള പൂക്കൾ കൊണ്ട് മാലകളും ബൊക്കകളും നിർമ്മിച്ചു വെച്ചിരിക്കുന്നു.

കുറേ ആൾക്കാർ അതിന്റെ ഫോട്ടോ കൾ എടുക്കുകയും കുറേ ആൾക്കാർ പരസ്പരം അങ്ങോട്ടു മിങ്ങോട്ടും കാര്യങ്ങൾ പറയുകയും ചെയ്യുന്നത് നമുക്ക് കാണാം.

ചുവപ്പും വെള്ളയും നിറഞ്ഞ മാറ്റുകൾ വിരിച്ച് നല്ലൊരു മസ്ജിദ് ആണ് നമ്മൾ കാണുന്നത്.

നമ്മൾ ഇപ്പൊ കണ്ട് കൊണ്ടിരിക്കുന്നത് വലിയ ഒരു കൊട്ടാരം വീടാണ്.

കുട്ടികൾ കളിക്കുന്ന ഒരു വലിയ സ്റ്റേഡിയം നമുക്ക് കാണാം.